എന്റെ പ്രിയപ്പെ ദേശവാസികളേ നിങ്ങൾക്കു നമസ്കാരം
ഇത് 2018 ലെ ആദ്യത്തെ മൻ കീ ബാത് ആണ്
രണ്ടു ദിവസം മുൻപാണ് നാം റിപ്പിക് ദിനം തികഞ്ഞ ഉത്സാഹത്തോടെ ആഘോഷിച്ചത്
ചരിത്രത്തിൽ ആദ്യമായി 10 രാജ്യങ്ങളുടെ ഭരണാധിപന്മാർ ഈ ആഘോഷത്തിൽ പങ്കുചേർു
എന്റെ പ്രിയപ്പെ ദേശവാസികളേ ശ്രീമാൻ പ്രകാശ് ത്രിപാഠി നരേന്ദ്രമോദി ആപിലൂടെ ഒരു നീണ്ട കത്തെഴുതി
ആ കത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെ് അദ്ദേഹം അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുു
അതനുസരിച്ച് അതിലേക്കു കടക്കെ
ബഹിരാകാശയാത്ര നടത്തിയ കൽപനാ ചൌളയുടെ ഓർമ്മദിനമാണ് ഫെബ്രുവരി 1 എതിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുു
കൊളംബിയ ബഹിരാകാശ പേടകത്തിനുണ്ടായ അപകടത്തിൽ കൽപന നമ്മെ വേർപെു പോയെങ്കിലും ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രേരണയേകിയിാണു അവർ പോയത്
പ്രകാശ്ജി അദ്ദേഹത്തിന്റെ നീണ്ട കത്ത് ആരംഭിച്ചിരിക്കുത് കൽപനയുടെ വിടപറയലിനെക്കുറിച്ചു സൂചിപ്പിച്ചുകൊണ്ടാണ്
കൽപനാ ചൌളയെ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ നമുക്കു നഷ്ടപ്പെു എത് നമുക്കേവർക്കും ദുഃഖം പകരു കാര്യമാണ്
എാൽ സ്ത്രീശക്തിക്ക് പരിധികളില്ലെ സന്ദേശം സ്വന്തം ജീവിതത്തിലുടെ ലോകമെങ്ങും വിശേഷിച്ച് ഭാരതത്തിലെ ആയിരക്കണക്കിന് പെകുികൾക്ക് നൽകിയിാണ് അവർ പോയത്
ആഗ്രഹവും ദൃഢനിശ്ചയവുമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു കാുകത െചെയ്യും എ ഇഛാശക്തിയുണ്ടെങ്കിൽ ഒും അസാധ്യമല്ല
ഭാരതത്തിൽ ഇ് സ്ത്രീകൾ എല്ലാ മേഖലകളിലും വളരെ വേഗം മുേറുകയാണെും രാജ്യത്തിന്റെ അഭിമാനം വർധിപ്പിക്കുകയാണെും കാണുതിൽ അതിയായ സന്തോഷമുണ്ട്
പ്രാചീന കാലത്ത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കു ലഭിച്ചിരു ആദരവ് സമൂഹത്തിൽ അവർക്കുണ്ടായിരു സ്ഥാനം അവരുടെ സംഭാവനകൾ എല്ലാം ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തുതാണ്
ഭാരതീയ വിദുഷികളുടെ ഒരു നീണ്ട പരമ്പരത െഉണ്ട്
വേദമന്ത്രങ്ങൾ രൂപപ്പെടുതിൽ വളരെയേറെ വിദുഷികളുടെ സംഭാവനകളുണ്ട്
ലോപാമുദ്ര ഗാർഗി മൈത്രേയീ തുടങ്ങി എത്രയെത്രയോ പേരുകൾ ഇു നാം ബേി ബചാവോ ബേീ പഠാവോ യുടെ കാര്യം പറയുു
എാൽ പുരാതന കാലത്തു രചിക്കപ്പെ സ്കന്ദപുരാണത്തിൽ പറയുു
ദശപുത്ര സമാകന്യാ ദശപുത്രാൻ പ്രവർധയൻ
യത് ഫലം ലഭ്യതേ മാർത്യ തത് ലഭ്യം കന്യകൈകയാ
അതായത് ഒരു മകൾ പത്തു പുത്രന്മാർക്കു തുല്യമാണ് പത്ത് പുത്രന്മാരെക്കൊണ്ടു ലഭിക്കു പുണ്യം ഒരു പുത്രിയിൽ നിു ലഭിക്കും
ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ മഹത്വത്തെയാണു കാണിക്കുത്
അതുകൊണ്ടുതെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ശക്തിയുടെ പദവി നൽകിയിരിക്കുത്
ഈ സ്ത്രീശക്തി രാജ്യത്തെ മുഴുവൻ സമൂഹത്തെ മുഴുവൻ കുടുംബത്തെയാകെ ഐക്യത്തിന്റെ ചരടിൽ കോർത്തിണക്കുു
വൈദികകാലത്തെ വിദുഷികളായ ലോപമുദ്ര ഗാർഗി മൈത്രേയി എിവരുടെ പാണ്ഡിത്യമാണെങ്കിലും അക്കാമഹാദേവിയുടെയും മീരാബായിയുടെയും അറിവും ഭക്തിയുമാണെങ്കിലും അഹല്യാബായി ഹോൾക്കറുടെ ഭരണനൈപുണ്യമാണെങ്കിലും റാണി ലക്ഷ്മീബായിയുടെ ധൈര്യമാണെങ്കിലും സ്ത്രീശക്തി നമുക്കെും പ്രേരണയേകുു
രാജ്യത്തിന്റെ മാനാഭിമാനങ്ങൾ വർധിപ്പിക്കുു
പ്രകാശ് ത്രിപാഠി തുടർ് അനേകം ഉദാഹരണങ്ങൾ നല്കുുണ്ട്
സാഹസികയായ നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമൻ യുദ്ധ വിമാനം സുഖോയ് 30 ൽ പറത് പ്രേരണാദായകമാണെ് അദ്ദേഹം എഴുതുു
വർത്തികാ ജോഷിയുടെ നേതൃത്വത്തിൽ ഭാരതീയ നാവികസേനയിലെ വനിത അംഗങ്ങൾ ഐഎൻഎസ്വി താരിണിയിൽ ലോകം ചുറ്റുതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുു
മൂു ധൈര്യശാലികളായ സ്ത്രീകൾ ഭാവനാ കംഠ് മോഹനാ സിംഗ് അവനീ ചതുർവ്വേദി എിവർ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരായിരിക്കുതും സുഖോയി 30 ൽ പരിശീലനം നേടുതും അദ്ദേഹം സൂചിപ്പിക്കുു
ക്ഷമതാ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള വനിതകൾ ദില്ലിയിൽ നി് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്ക്കോയിലേക്കും അവിടെനിും ദില്ലിയോളവും എയർ ഇന്ത്യയുടെ ബോയിംഗ് ജറ്റിൽ പറു എതിലും അഭിമാനിക്കുു
എല്ലാവരും സ്ത്രീകളാണെും ഓർക്കണം
അങ്ങ് തീർത്തും ശരിയാണു പറഞ്ഞത്
ഇ് സ്ത്രീകൾ എല്ലാ മേഖലകളിലും മുേറുുവെു മാത്രമല്ല മറിച്ച് നേതൃത്വം കൊടുക്കുകയും ചെയ്യുു
ഇ് ഏറ്റവുമാദ്യം നമ്മുടെ സ്ത്രീശക്തി മഹത്തായ പ്രവൃത്തികൾ ചെയ്തുകാണിക്കു അനേകം മേഖലകളുണ്ട്
അവർ കീർത്തിസ്തംഭം സ്ഥാപിക്കുു
കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതി ഒരു പുതിയ തുടക്കം കുറിക്കുകയുണ്ടായി
തങ്ങളുടേതായ മേഖലകളിൽ ആദ്യമായി മഹത്തായ പ്രവൃത്തികൾ ചെയ്ത സ്ത്രീകളുടെ ഒരു അസാധാരണ സംഘത്തെ രാഷ്ട്രപതി കണ്ടു
നേം കൈവരിച്ച ഈ സ്ത്രീകൾ ആദ്യത്തെ മഹിളാ മർച്ചന്റ് നേവി ക്യാപ്റ്റൻ യാത്രാ ട്രെയിനിലെ ആദ്യത്തെ വനിത ട്രെയിൻ ഡ്രൈവർ ആദ്യത്തെ വനിത അഗ്നിശമന പ്രവർത്തക ഫയർ ഫൈറ്റർ ആദ്യത്തെ മഹിളാ ബസ് ഡ്രൈവർ അന്റാർിക്കയിലെത്തു ആദ്യത്തെ സ്ത്രീ എവറസ്റ്റിലെത്തു ആദ്യത്തെ മഹിള ഇങ്ങനെ എല്ലാ മേഖലകളിലും ആദ്യമായി നേം കൈവരിച്ച സ്ത്രീകൾ നമ്മുടെ സ്ത്രീശക്തി സമൂഹത്തിലെ യാഥാസ്ഥിതികത്വത്തെ ഭേദിച്ചുകൊണ്ട് അസാധാരണമായ നേങ്ങൾ കൈവരിച്ചു കീർത്തിമുദ്ര പതിപ്പിച്ചു
കഠിനാധ്വാനം മനസ്സിരുത്തിയുള്ള പ്രവർത്തനം ദൃഢനിശ്ചയം എിവയുടെ ബലത്തിൽ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും കട് ഒരു പുതിയ പാത വെിത്തുറക്കാമെ് ഇവർ കാിത്തു
തങ്ങളുടെ സമകാലീനരായ ആളുകളെ മാത്രമല്ല മറിച്ച് വരും തലമുറയ്ക്കു പോലും പ്രേരണയേകു ഒരു വഴിത്താര
അവരിൽ ഒരു പുതിയ ഉത്സാഹവും പ്രേരണയും നിറയ്ക്കും
നേം കൈവരിച്ച ഈ സ്ത്രീകളെക്കുറിച്ച് ഒരു പുസ്തകവും തയ്യാറാക്കപ്പെിരിക്കുു അതിലൂടെ രാജ്യത്തെല്ലാവരും ഈ സ്ത്രീശക്തിയെക്കുറിച്ച് അറിയണം അവരുടെ ജീവിതത്തിൽ നിും അവർ ചെയ്ത പ്രവൃത്തികളിൽ നിും പ്രേരണ ഉൾക്കൊള്ളണം
ഇത് നരേന്ദ്ര മോദി വെബ് സൈറ്റിലും ഇബുക്കായി ലഭ്യമാണ്
ഇ് രാജ്യത്തും സമൂഹത്തിലും ഉണ്ടാകു സക്രിയമായ മാറ്റങ്ങളിൽ സ്ത്രീശക്തിക്ക് മഹത്തായ പങ്കുണ്ട്
ഇ് നാം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചു പറയുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചു പറയാനാഗ്രഹിക്കുു
റെയിൽവേ സ്റ്റേഷനും സ്ത്രീ ശാക്തീകരണവും ഇവ തമ്മിൽ എന്താണു ബന്ധമെ് നിങ്ങൾ ചിന്തിക്കുുണ്ടാകും
മുംബൈയിലെ മാുംഗാ സ്റ്റേഷൻ എല്ലാ ജോലിക്കാരും സ്ത്രീകളായുള്ള ഭാരതത്തിലെ ആദ്യത്തെ സ്റ്റേഷനാണ്
എല്ലാ വകുപ്പുകളിലും സ്ത്രീ ജോലിക്കാർ കൊമേഴ്സ്യൽ വിഭാഗത്തിലാണെങ്കിലും റെയിൽവേ പോലീസിന്റെ കാര്യമാണെങ്കിലും ടിക്കറ്റ് ചെക്കിംഗാണെങ്കിലും അനൌസിംഗിനാണെങ്കിലും പോയിന്റ് പേഴ്സണാണെങ്കിലും സ്ത്രീ അവിടെയുള്ള നാൽപ്പതിലധികം ജോലിക്കാർ സ്ത്രീകളാണ്
ഇ് വളരെയധികം ആളുകൾ റിപ്പിക്ദിന പരേഡ് കണ്ടശേഷം ട്വിറ്ററിലും മറ്റു സമൂഹമാധ്യമങ്ങളിലും എഴുതിയിരിക്കുതെല്ലാം സ്ത്രീകൾ പങ്കെടുത്ത ബിഎസ്എഫിന്റെ ബൈക്കർ കണ്ടിൻജന്റിനെക്കുറിച്ചാണ്
അവർ സാഹസികമായ പ്രകടനം കാഴ്ചവച്ചു ഈ ദൃശ്യം വിദേശത്തുനിെത്തിയ അതിഥികളെയും ആശ്ചര്യപ്പെടുത്തി
ശാക്തീകരണം സ്വയം പര്യാപ്തതയുടെ ത െഒരു രൂപമാണ്
ഇ് നമ്മുടെ സ്ത്രീശക്തി നേതൃത്വം നൽകുകയാണ്
സ്വയം പര്യാപ്തത നേടുകയാണ്
ഇതുപോലെയുള്ള മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെു
ഛത്തീസ്ഗഢിലെ ആദിവാസി സ്ത്രീകളും അത്ഭുതമാണു പ്രവർത്തിച്ചത്
അവർ ഒരു പുതിയ ഉദാഹരണമാണ് മുാേുവച്ചത്
ആദിവാസി സ്ത്രീകളെക്കുറിച്ചു പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടും
അതിൽ കാടുണ്ടാകും നടപ്പാതകളുണ്ടാകും
അതിലൂടെ തലയിൽ വിറകിന്റെ ഭാരവുമായി നടു നീങ്ങു സ്ത്രീകളുമുണ്ടാകും
എാൽ ഛത്തീസ്ഗഢിലെ നമ്മുടെ ആദിവാസി സ്ത്രീകൾ ഈ സ്ത്രീശക്തി നമ്മുടെ രാജ്യത്തിന്റെ മുിൽ ഒരു പുതിയ ചിത്രമാണു കാുത്
ഛത്തീസ്ഗഢിലെ ദന്തേവാഡാ പ്രദേശം മാവോവാദം ബാധിച്ചിുള്ള പ്രദേശമാണ്
ഹിംസ അതിക്രമങ്ങൾ ബോംബ് തോക്ക് പിസ്റ്റൾ ഇതെല്ലാം നിറഞ്ഞ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് മാവോവാദികൾ അവിടെ ഉണ്ടാക്കിയിുള്ളത്
ഇങ്ങനെയുള്ള ഭയാനകമായ പ്രദേശത്ത് ആദിവാസി സ്ത്രീകൾ ഇഓോറിക്ഷാ ഓടിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്
വളരെ കുറഞ്ഞ കാലംകൊണ്ട് വളരെയധികം സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെിരിക്കുു
ഇതിലൂടെ മൂു നേങ്ങളാണുണ്ടാകുത്
ഒരുവശത്ത് തൊഴിൽ അവരെ ശക്തരാക്കുു മറുവശത്ത് മാവോവാദം ബാധിച്ച പ്രദേശത്തിന്റെ ചിത്രംത െമാറുു
ഇതിനെല്ലാമൊപ്പം ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണമെ കാര്യത്തിനും ശക്തി ലഭിക്കുു
ഇവിടത്തെ ജില്ലാ ഭാരണകൂടത്തെയും പ്രശംസിക്കുു ഗ്രാന്റ് ലഭ്യമാക്കുതു മുതൽ പരീശിലനം കൊടുക്കുതുവരെ ജില്ലാ ഭരണകൂടം ഈ സ്ത്രീകളുടെ വിജയത്തിൽ മഹത്തായ പങ്കാണു വഹിച്ചത്
നാം പലപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് നമ്മുടെ ശീലങ്ങളിൽ ചിലതുണ്ട് മാറാത്തത് എ് അതെന്താണ്
അതാണ് മാറ്റവുമായി പൊരുത്തപ്പെടലും മാറിക്കൊണ്ടിരിക്കലും
കാലഹരണപ്പെതൊക്കെ ഉപേക്ഷിക്കുക ആവശ്യമായതിൽ വേണ്ട മാറ്റങ്ങൾ അംഗീകരിക്കുക
നമ്മുടെ സമൂഹത്തിന്റെ വൈശിഷ്ട്യമാണ് സ്വയം പരിഷ്കരിക്കപ്പെടാനുള്ള നിരന്തരമായ പ്രയത്നം സെൽഫ് കറക്ഷൻ ഈ ഭാരതീയമായ ശീലം നമുക്കു പാരമ്പര്യമായി കിിയതാണ്
ഏതൊരു ജീവസ്സുറ്റ സമൂഹത്തിന്റെയും ലക്ഷണമാണ് സ്വയം മാറ്റങ്ങൾക്കു വിധേയമാകാനുള്ള കഴിവുണ്ടായിരിക്കുകയെത്
സാമൂഹികമായ ദുരാചാരങ്ങൾക്കും ദുർവൃത്തികൾക്കുമെതിരെ നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ വ്യക്തിപരമായും സാമൂഹികമായും നിരന്തരം പ്രയത്നം തുടർുപോരുു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ബീഹാറിൽ അങ്ങനെയൊരു തുടക്കം കുറിച്ചു
സംസ്ഥാനത്ത് സാമൂഹിക ദുരാചാരങ്ങളെ വേരോടെ ഇല്ലാതെയാക്കാൻ പതിമൂവായിരം കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യച്ചങ്ങല തീർത്തു
ഈ മുേറ്റത്തിലൂടെ ബാലവിവാഹം സ്ത്രീധന സമ്പ്രദായം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ സമൂഹമനസ്സാക്ഷിയെ ഉണർത്തി
സ്ത്രീധനം ബാലവിവാഹം പോലുള്ള തിന്മകളോടു പോരാടാൻ സംസ്ഥാനം ഒരുമിച്ച് ദൃഢനിശ്ചയം ചെയ്തു
കുികളും മുതിർവരും ആവേശവും ഉത്സാഹവും നിറഞ്ഞ യുവാക്കൾ അമ്മമാർ സഹോദരിമാർ തുടങ്ങി എല്ലാവരും സ്വയം ഈ പോരാത്തിൽ പങ്കാളികളായി
പാറ്റ്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്തിൽ തുടങ്ങിയ മനുഷ്യച്ചങ്ങല സംസ്ഥാനത്തിന്റെ അതിർത്തിയോളം ഇടമുറിയാതെ രൂപപ്പെു
സമൂഹത്തിലെ എല്ലാവർക്കും ശരിയായ രീതിയിൽ വികസനത്തിന്റെ നേം ലഭിക്കാൻ സമൂഹം ദുരാചാരങ്ങളിൽ നി് മുക്തമായിരിക്കേണ്ടത് ആവശ്യമാണ്
വരൂ നമുക്കൊരുമിച്ച് സമൂഹത്തെ ദുരാചാരങ്ങളിൽ നി് മോചിപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്യാം ഒരു പുതിയ ഭാരതം ശക്തവും കഴിവുറ്റതുമായ ഭാരതത്തെ രൂപപ്പെടുത്താം
ഞാൻ ബീഹാറിലെ ജനങ്ങളെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും അവിടത്തെ ഭരണകൂടത്തെയും മനുഷ്യച്ചങ്ങലയിൽ പങ്കുചേർ എല്ലാവരെയും സമൂഹനന്മയ്ക്കായി ഇത്രയും വിശേഷപ്പെതും വിശാലവുമായ തുടക്കം കുറിച്ചതിൽ അഭിനന്ദിക്കുു
എന്റെ പ്രിയപ്പെ ദേശവാസികളേ കർണ്ണാടകത്തിലെ മൈസൂറിലുള്ള ശ്രീ
ദർശൻ മൈ ജിഒവി യിൽ എഴുതിയിരിക്കുു അദ്ദേഹത്തിന് അച്ഛന്റെ ചികിത്സക്കുള്ള മരുിനായി മാസം ആറായിരം രൂപ ചിലവാകാറുണ്ടായിരുു
അദ്ദേഹത്തിന് മുമ്പ് പ്രധാനമന്ത്രി ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയില്ലായിരുു
എാലിപ്പോൾ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞു അവിടെ നി് മരുുകൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ മരുിനുള്ള ചിലവ് 75 ശതമാനത്തോളം കുറഞ്ഞു
ഞാൻ ഇതെക്കുറിച്ച് മൻകീ ബാത് പരിപാടിയിൽ പറയണമെ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു
അതിലൂടെ വളരെയധികം ആളുകൾക്ക് ഇതെക്കുറിച്ച് അറിവു ലഭിക്കെ ഇതിന്റെ നേം അവർക്കുമുണ്ടാകെ എ് അദ്ദേഹമാഗ്രഹിക്കുു
കഴിഞ്ഞ കുറച്ചു നാളായി വളരെയധികം ആളുകൾ എനിക്ക് ഇതെക്കുറിച്ച് എഴുതാറുണ്ടായിരുു പറയാറുണ്ടായിരുു
ഞാനും ഇതിലൂടെ നേമുണ്ടാക്കിയ പലരുടെയും വീഡിയോ സമൂഹമാധ്യമത്തിൽ കാണുകയുണ്ടായി
ഇതെക്കുറിച്ച് അറിയുമ്പോൾ വളരെ സന്തോഷം തോുു
വളരെ ആഴത്തിലുള്ള സന്തോഷമാണു ലഭിക്കുത്
അദ്ദഹത്തിനു കിിയ നേം മറ്റുള്ളവർക്കും ലഭിക്കെ എ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോി എത് എനിക്ക് വളരെ നായി തോി
ഈ പദ്ധതിയുടെ പിിലുള്ള ഉദ്ദേശ്യം ആരോഗ്യസുരക്ഷ ആർക്കും സാധ്യമാക്കുകയെതും ജീവതസൌകര്യം വർധിപ്പിക്കുക എതുമാണ്
ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ ലഭിക്കു മരുുകൾ ഇവിടെ വിൽക്കപ്പെടു ബ്രാൻഡഡായിുള്ള മരുുകളെക്കാൾ 50 ശതമാനം മുതൽ 90 ശതമാനം വരെ വിലക്കുറവുള്ളതാണ്
ഇതിലൂടെ സാധാരണ ജനത്തിന് വിശേഷിച്ചും ദിവസേന മരുു കഴിക്കേണ്ടി വരു മുതിർ പൌരന്മാർക്ക് വളരെയേറെ സാമ്പത്തിക നേമുണ്ടാകുു
വളരെയധികം പണം ലാഭിക്കാൻ സാധിക്കുു
ഇവിടെ നിു വാങ്ങു ജനറിക് മരുുകൾ ലോകാരോഗ്യസംഘടന നിശ്ചയിച്ച നിലവാരം ഉള്ളവയാണ്
അതുകൊണ്ടാണ് ഗുണമേന്മയുള്ള മരുുകൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുത്
ഇ് രാജ്യം മുഴുവൻ മൂവായിരത്തിലധികം ജൻഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെിുണ്ട്
അവിടെനി് മരുുകൾ വില കുറച്ചു ലഭിക്കുുവെു മാത്രമല്ല മറിച്ച് വ്യക്തിപരമായി തൊഴിൽ കണ്ടെത്താനാഗ്രഹിക്കുവർക്ക് ഒരു പുതിയ തൊഴിലവസരം കൂടിയാണുണ്ടാകുത്
വിലക്കുറവുള്ള മരുുകൾ പ്രധാനമന്ത്രി ഭാരതീയ ജൻഔഷധി കേന്ദ്രങ്ങളിലും ആസ്പത്രികളിലെ അമൃത് സ്റ്റോറുകളിലും ലഭ്യമാണ്
ഇതിനെല്ലാം പിിൽ ഒരേയൊരു ഉദ്ദേശ്യമേയുള്ളൂ രാജ്യത്തെ ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾക്ക് ഗണമേന്മയുള്ള താങ്ങാവു ആരോഗ്യ സേവനം ലഭ്യമാക്കുക എതാണ്
അതിലൂടെ ആരോഗ്യമുള്ള സമൃദ്ധമായ ഭാരതം സൃഷ്ടിക്കുക എതാണു ലക്ഷ്യം
എന്റെ പ്രിയപ്പെ ദേശവാസികളേ മഹാരാഷ്ട്രയിൽ നിുള്ള ശ്രീ മംഗേശ് നരേന്ദ്രമോദി ആപ് ൽ ഒരു ഫോോ ഷെയർ ചെയ്തിുണ്ട്
എന്റെ ശ്രദ്ധ ആകർഷിച്ച ഫോോ ആയിരുു അത്
ഒരു കുഞ്ഞ് അതിന്റെ അപ്പൂപ്പന്റെ കൂടെ മോർനാ നദി ശുദ്ധീകരിക്കൽ പരിപാടിയിൽ പങ്കെടുക്കുു
അകോലയിലെ പൌരന്മാർ സ്വച്ഛ ഭാരത് അഭിയാൻ അനുസരിച്ച് മോർനാ നദിയെ ശുദ്ധീകരിക്കാൻ ശുചിത്വ മുറ്റേം സംഘടിപ്പിച്ചിരുു എെനിക്കറിയാൻ കഴിഞ്ഞു
മോർനാ നദി മുമ്പ് പന്ത്രണ്ടു മാസവും ഒഴുകിയിരുതാണ്
എാലി് മഴക്കാലത്ത് മാത്രം ഒഴുകുതായിരിക്കുു
നദി പൂർണ്ണമായും കാുപുല്ലും പോളയും നിറഞ്ഞിരിക്കുത് വേദനിപ്പിക്കു ദൃശ്യമാണ്
നദിയിലും അതിന്റെ തീരത്തും വളരേയേറെ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുു
ഒരു കർമ്മപദ്ധതി രൂപീകരിക്കപ്പെു മകരസംക്രാന്തിക്ക് ഒരു ദിവസം മുമ്പ് ജനുവരി 13ന് മിഷൻ ക്ലീൻ മോർനാ യുടെ ആദ്യ പടിയെ നിലയിൽ നാലു കിലോമീറ്റർ പ്രദേശത്ത് പതിനാലിടങ്ങളിൽ മോർനാനദിയുടെ ഇരുകരകളും വൃത്തിയാക്കപ്പെു
മിഷൻ ക്ലീൻ മോർനയുടെ ഈ പദ്ധതിയിൽ അകോലയിലെ നാലായിലത്തിലധികം ആളുകൾ നൂറിലധികം ഗവമെന്റിതരസംഘടനകൾ കോളജ്സ്കൂൾ വിദ്യാർഥികൾ കുികൾ മുതിർവർ അമ്മമാർ സഹോദരിമാർ തുടങ്ങി എല്ലാവരും ഇതിൽ പങ്കാളികളായി
2018 ജനുവരി 20 നും ഈ ശുചിത്വജനമുറ്റേം അങ്ങനെത െതുടർു
മോർനാ നദി പൂർണ്ണമായും മാലിന്യമുക്തമാകുതുവരെ ഈ പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ തുടരും എാണ് എാേടു പറഞ്ഞിരിക്കുത്
ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരുമ്പെിറങ്ങിയാൽ ഒും അസാധ്യമല്ല എാണ് ഇത് കാണിക്കുത്
ജനമുേറ്റത്തിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും
അകോലയിലെ ജനങ്ങളെയും അവിടത്തെ ജില്ലാ ഭരണകൂടത്തെയും നഗരസഭാ ഭരണാധികാരികളെയും ഈ പ്രവൃത്തി ജനമുേറ്റമാക്കി മാറ്റിയതിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിക്കുു
നിങ്ങളുടെ ഈ പരിശ്രമം രാജ്യത്തെ മറ്റു ജനങ്ങൾക്കും പ്രേരണയേകും
പ്രിയപ്പെ ദേശവാസികളേ പദ്മപുരസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുുണ്ടാകും
പത്രങ്ങളിലും ടിവിയിലും ഈ കാര്യത്തെക്കുറിച്ച് വാർത്തകൾ വരുുണ്ടാകും
എാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അഭിമാനം തോും
എങ്ങനെയെല്ലാമുള്ള മഹാന്മാരാണ് നമ്മുടെ ഇടയിലുള്ളതെതിലാകും അഭിമാനം
സ്വാഭാവികമായും ഇു നമ്മുടെ രാജ്യത്തെ സാധാരണ വ്യക്തി വിശേഷാൽ ശുപാർശയൊും കൂടാതെ ഈ നേം കൈവരിക്കുു എുകണ്ടും അഭിമാനം തോും
എല്ലാ വർഷവും പദ്മ പുരസ്കാരങ്ങൾ നൽക്കുത് പതിവ് കാര്യമാണ്
എാൽ കഴിഞ്ഞ മൂു വർഷമായി ഇതിന്റെ രീതിത െമാറിയിരിക്കയാണ്
ഇ് ഏതൊരു പൌരനും ആരെയും നാമനിർദ്ദേശം ചെയ്യാം
എല്ലാ പ്രക്രിയയും ഓലൈനിലൂടെ ആയതു കാരണം ഇതിൽ സുതാര്യത വിുണ്ട്
ഒരു തരത്തിൽ ഈ പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പു പ്രക്രിയ തീർത്തും മാറിയിരിക്കുു
വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പദ്മ പുരസ്കാരം കിുു എതിൽ നിങ്ങൾക്കും ആശ്ചര്യം തോിയിുണ്ടാകും
പൊതുവേ നഗരങ്ങളിൽ പത്രങ്ങളിൽ ടിവിയിൽ സമ്മേളനങ്ങളിൽ കാണപ്പെടാത്തവർക്ക് പദ്മപുരസ്കാരങ്ങൾ നൽകപ്പെിരിക്കുു
ഇ് പുരസ്കാരം നല്കുതിന് വ്യക്തിയുടെ പ്രസിദ്ധിയല്ല മറിച്ച് അവരുടെ പ്രവൃത്തിക്കാണ് പ്രാധാന്യം
അരവിന്ദ് ഗുപ്തയ്ക്ക് പുരസ്കാരം കിിയത് കേുകാണും
ഐഐടി കാപൂരിലെ വിദ്യാർഥിയായിരു ഈ അരവിന്ദൻ കുികൾക്ക് കളിപ്പാങ്ങളുണ്ടാക്കുതിനാണ് ജീവിതം സമർപ്പിച്ചതെു കോൽ നിങ്ങൾക്കും സന്തോഷം തോും
അദ്ദേഹം നാലു ദശകങ്ങളായി കുികളിൽ ശാസ്ത്രാഭിമുഖ്യം വളരാൻ ഉപേക്ഷിക്കപ്പെടു സാധനങ്ങൾ കൊണ്ട് കളിപ്പാങ്ങളുണ്ടാക്കുകയാണ്
കുികൾ ഉപയോഗമില്ലാതെ ഉപേക്ഷിക്കു വസ്തുക്കൾകൊണ്ട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുതിലേക്ക് പ്രേരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുു
ഇതിനായി രാജ്യമെങ്ങുമുള്ള മൂവായിരത്തോളം സ്കൂളുകളിൽ ചെ് 18 ഭാഷകളിലുണ്ടാക്കിയ ചലച്ചിത്രം കാി കുികളെ പ്രേരിപ്പിക്കുു
ആശ്ചര്യം ജനിപ്പിക്കു ജീവിതം ആശ്ചര്യം ജനിപ്പിക്കു സമർപ്പണം
ഇതുപോലെതെയുള്ള ഒരു കഥയാണ് കർണ്ണാടകയിലെ സിതാവാ ജോദ്ദത്തിയുടേതും
സ്ത്രീശാക്തീകരണത്തിന്റെ ദേവിയെു വെറുതെ പറയുതല്ല
കഴിഞ്ഞ മൂു ദശകങ്ങളായി ബലഗാവിലെ അസംഖ്യം സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിക്കുതിൽ മഹത്തായ സംഭാവനയാണ് ഇവർ ചെയ്തത്
ഇവർ എഴു വയസ്സ് പ്രായമുള്ളപ്പോൾത്ത െസ്വയം ദേവദാസിയായി സമർപ്പിച്ചു
പിീട് ദേവദാസികളുടെ നന്മയ്ക്കായിവേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കപ്പെു
ഇത്രമാത്രമല്ല ദളിത് സ്ത്രീകളുടെ നന്മയ്ക്കായും മുമ്പില്ലാത്തവിധമുള്ള പ്രവൃത്തിയാണു ചെയ്തത്
മധ്യപ്രദേശിലെ മജ്ജൂ ശ്യാമിനെക്കുറിച്ചു കേിുണ്ടാകും
മജ്ജൂ ശ്യാം ഒരു ദരിദ്ര കുടുംബത്തിൽ ആദിവാസി കുടുംബത്തിലാണ് ജനിച്ചത്
ജീവിക്കാനായി സാധാരണ തൊഴിൽ ചെയ്തിരുു എാൽ പരമ്പരാഗത ആദിവാസി ചിത്രരചനയിൽ വിശേഷതാത്പര്യമുണ്ടായിരുു
ഈ താത്പര്യം കാരണം ഇ് ഭാരതത്തിലെല്ല ലോകം മുഴുവൻ ബഹുമാനിതനാണ്
നെതർലൻഡ്സ് ജർമ്മനി ഇംഗ്ലണ്ട് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടിരിക്കുു
വിദേശത്ത് ഭാരതത്തിന് കീർത്തിയേകു മജ്ജൂ ശ്യാമിന്റെ പ്രതിഭ തിരിച്ചറിയപ്പെു അദ്ദേഹത്തിന് പദ്മശ്രീ നല്കി
കേരളത്തിലെ ആദിവാസി മഹിള ലക്ഷ്മിക്കുിയുടെ കഥ കോൽ നിങ്ങൾക്ക് മനം കുളിർപ്പിക്കു ആശ്ചര്യം തോും
ലക്ഷ്മിക്കുി കല്ലാർ എ സ്ഥലത്ത് ജീവിക്കുു
ഇും കൊടുംകാിൽ ആദിവാസി മേഖലയിൽ പനയോലമേഞ്ഞ കുടിലിൽ താമസിക്കുു
സ്വന്തം ഓർമ്മകളുടെ ബലത്തിൽ അഞ്ഞൂറോളം പച്ചില മരുുകൾ ഉണ്ടാക്കിയിരിക്കുു
സർപ്പവിഷത്തിനുള്ള മരുുണ്ടാക്കുതിൽ വിശേഷാൽ പ്രാഗൽഭ്യമുണ്ട്
ലക്ഷ്മിജി പച്ചിലമരുുകളെക്കുറിച്ചുള്ള സ്വന്തം അറിവിലൂടെ സമൂഹത്തെ സേവിച്ചുകൊണ്ടേയിരിക്കുു
ലോകം അറിയാതിരു ഈ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് സംഭാവനയേകാൻ രാജ്യം പദ്മശ്രീ നല്കി ആദരിച്ചിരിക്കയാണ്
മറ്റൊരു പേരുകൂടി പറയാൻ എനിക്കാഗ്രഹമുണ്ട്
പശ്ചിമബംഗാളിലെ 75 വയസ്സുള്ള സുഭാസിനി മിസ്ത്രിയുടെ പേരാണ് അത്
അവരെ പുരസ്കാരത്തിനു തിരഞ്ഞെടുത്തു
ആശുപത്രി നിർമ്മിക്കുതിനായി മറ്റു വീടുകളിൽ പാത്രം കഴുകി പച്ചക്കറി കച്ചവടം നടത്തിപ്പോ് ഒരു മഹളിയാണിത്
23 വയസ്സ് പ്രായമുണ്ടായിരു കാലത്ത് ചികിത്സ കിാതെ ഇവരുടെ ഭർത്താവു മരിച്ചുപോയി
ഈ സംഭവം ദരിദ്രർക്കായി ആശുപത്രി നിർമ്മിക്കുതിന് പ്രേരണയായി
ഇിവരുടെ കഠിനാധ്വാനത്തിലൂടെ നിർമ്മിക്കപ്പെ ആശുപത്രിയിൽ ആയിരക്കണക്കിന് ദരിദ്രർക്ക് സൌജന്യമായി ചികിത്സ നല്കപ്പെടുു
നമ്മുടെ ബഹുരത്നയായ വസുന്ധരയിൽ ആരുമറിയാത്ത ആരാലും തിരിച്ചറിയപ്പെടാത്ത ഇതുപോലെയുള്ള അനേകം പുരുഷരത്നങ്ങളും സ്ത്രീരത്നങ്ങളുമുണ്ടെ് എനിക്ക് ഉറപ്പുണ്ട്
ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാതിരിക്കുത് സമൂഹത്തിനുത െനഷ്ടമായിരിക്കും
പദ്മ പുരസ്കാരം ഒരു മാധ്യമമാണ്
എങ്കിലും എനിക്കു ജനങ്ങളോടു പറയാനുള്ളത് നമ്മുടെ ചുറ്റിലും സമൂഹത്തിനു വേണ്ടി ജീവിക്കു സമൂഹത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെിരിക്കു ഏതെങ്കിലും വൈശിഷ്ട്യങ്ങളുമായി ജീവിതം മുഴുവൻ സമൂഹത്തിനുവേണ്ടി ജീവിക്കു ലക്ഷക്കണക്കിന് ആളുകളുണ്ടാകും
ഇടയ്ക്കൊക്കെയെങ്കിലും അവരെ സമൂഹത്തിന്റെ മുിലേക്കു കൊണ്ടുവരണം
അവർ ബഹുമാനാദരവുകൾക്കുവേണ്ടി പ്രവർത്തിക്കുവരല്ല പക്ഷേ അവരുടെ പ്രവൃത്തികളുടെ പിിലെ കാരണം നമുക്ക് പ്രേരണയേകുതാണ്
ചിലപ്പോൾ സ്കൂളുകളിൽ കോളജുകളിൽ അവരെ ക്ഷണിച്ചുവരുത്തി അവരുടെ അനുഭവങ്ങൾ കേൾക്കണം
പുരസ്കാരങ്ങൾക്കുമപ്പുറം സമൂഹത്തിന്റെതായ ചില പരിശ്രമങ്ങൾ ഉണ്ടാകണം
പ്രിയപ്പെ ജനങ്ങളേ എല്ലാ വർഷവും ജനുവരി 9 ന് നാം പ്രവാസി ഭാരതീയ ദിവസം ആഘോഷിക്കുു
ജനുവരി 9 നാണ് മഹാത്മാഗന്ധി ദക്ഷിണാഫ്രിക്കയിൽ നി് ഭാരതത്തിലേക്കു മടങ്ങിയത്
ഈ ദിവസം നാം ഭാരതത്തിലും ലോകത്തെങ്ങും ജീവിക്കു ഭാരതീയരുമായുള്ള അഴിയാത്ത ബന്ധത്തെ ആഘോഷിക്കുു
ഈ വർഷം പ്രവാസി ഭാരതീയ ദിവസത്തിൽ നാം ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയുണ്ടായി
അതിലേക്ക് ലോകത്തെങ്ങുമുള്ളക ഭാരതത്തിൽ വേരുള്ള പാർലമെന്റംഗങ്ങളെയും മേയർമാരെയും ക്ഷണിച്ചിരുു
ആ പരിപാടിയിൽ മലേഷ്യ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് പോർച്ചുഗൽ മൌറീഷ്യസ് ഫിജി താൻസാനിയ കെനിയ കാനഡ ബ്രിൻ സുരിനാം ദക്ഷിണാഫ്രിക്ക അമേരിക്ക തുടങ്ങി അനേകം രാജ്യങ്ങളിൽ നിും ഭാരതവംശജരായ മേയർമാരും പാർലമെന്റ് അംഗങ്ങളും പങ്കെടുത്തു
വിവിധ രാജ്യങ്ങളിൽ താമസിക്കു ഭാരതത്തിൽ വേരുകളുള്ള ആളുകൾ ആ രാജ്യങ്ങളെ സേവിക്കുതിനൊപ്പം അവർ ഭാരതത്തോടും തങ്ങളുടെ ദൃഢമായ ബന്ധം നിലനിർത്തിപ്പോരുു എതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
ഇപ്രാവശ്യം യൂറോപ്യൻ യൂണിയൻ എനിക്ക് കലണ്ടർ അയച്ചിരിക്കുു
അതിൽ അവർ വിവിധ രാജ്യങ്ങളിൽ താമസിക്കു ഭാരതീയർ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ നായി കാണിച്ചിരിക്കുു
നമ്മുടെ ഭാരതവംശജരായ ആളുകൾ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുു ചിലർ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെ ജോലി ചെയ്യുു ചിലർ ആയുർവ്വേദത്തിനായി സമർപ്പിച്ചിരിക്കുു ചിലർ തങ്ങളുടെ സംഗീതത്തിലൂടെ ചിലർ കവിതകളിലൂടെ സമൂഹത്തിന്റെ മനസ്സിന് താളമേകുു
ചിലർ കാലാവസ്ഥാ വ്യതിയാനതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുു ചിലർ ഭാരതീയ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെ പ്രവർത്തനങ്ങളിലേർപ്പെിരിക്കുു
ചിലർ ട്രക്ക് ഓടിച്ച് ഗുരുദ്വാര നിർമ്മിച്ചിരിക്കുു ചിലർ മസ്ജിത് നിർമ്മിച്ചിരിക്കുു
അതായത് നമ്മുടെ ആളുകൾ എവിടെയുണ്ടെങ്കിലും അവർ അവിടത്തെ മണ്ണിനെ ഏതെങ്കിലും തരത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുു
യൂറോപ്യൻ യൂണിയന്റെ ഈ എടുത്തു പറയേണ്ട കാര്യത്തിന് നന്ദി രേഖപ്പെടുത്തുു ഭാരത വംശജരായ ആളുകളെ തിരിച്ചറിഞ്ഞതിന് ലോകമെങ്ങുമുള്ളവർക്ക് അവരെക്കുറിച്ച് അറിവു പകർതിനും
ജനുവരി 30 നമുക്കേവർക്കും പുതിയ വഴി കാിത്ത പൂജനീയ ബാപ്പുവിന്റെ ഓർമ്മ ദിനമാണ്
അ് നാം രക്തസാക്ഷി ദിനമായി ആചരിക്കുു
രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലി കഴിച്ച മഹാന്മാരായ രക്തസാക്ഷികൾക്ക് അ് 11 മണിക്ക് നാം ആദരാഞ്ജലികൾ അർപ്പിക്കുു
ശാന്തിയുടെയും അഹിംസയുടെയും വഴിയാണ് ബാപ്പുവിന്റെ വഴി
ഭാരതമാണെങ്കിലും ലോകമാണെങ്കിലും വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാദരിക്കു ബാപ്പു ഏതൊരു ആദർശത്തിനുവേണ്ടിയാണോ ജീവിച്ചത് ബാപ്പു എന്തെല്ലാമാണോ നമുക്കു പറഞ്ഞു തത് അതെല്ലാം ഇും സാംഗത്യമുള്ളവയാണ്
അവ വെറും സിദ്ധാന്തങ്ങളല്ല
ഇും ഓരോ ചുവടുവയ്ക്കുമ്പോഴും ബാപ്പു പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയായിരുു എു നമുക്കു ബോധ്യപ്പെടും
ബാപ്പുവിന്റെ പാത പിന്തുടരുമെു നാം ദൃഢനിശ്ചയം ചെയ്താൽ അതിനേക്കാൾ മികച്ച ശ്രദ്ധാഞ്ജലി എന്തുണ്ടാകും
പ്രിയപ്പെ ജനങ്ങളേ നിങ്ങൾക്കേവർക്കും 2018 ന്റെ ശുഭാശംസകൾ നേർുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുു
വളരെ വളരെ നന്ദി
നമസ്കാരം